ആ അഭിരാമ് ഇ ഇന്നലായിരുന്നില്ലെ ഇന്റർവ്യൂ മറ്റെ മീഡിയ ആ ആ അയില്? ആ മറ്റെ പത്രത്തിന്റെ ആയിരുന്നു അത് ഇന്നലെ ആയിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞു അത് കിട്ടോന്ന് വലിയ പ്രതീക്ഷയൊന്നുല്ല എന്നാലും പോയി ജസ്റ്റ് അറ്റന്‍ഡ് ചെയ്തെന്നേ ഉള്ളു.

ഞാൻ പറഞ്ഞു അത് ഏ നമ്മളെ സാർന് ഫാവറായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഏ പക്ഷെ എന്നാ മീഡിയ നോക്ക് പത്രങ്ങൾ വെളിയിൽ നിന്നുള്ള ഒരാള് വായിച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ അതിനെ എഴുതി വെളുപ്പിച്ചേക്കാണ് എന്നവർക്ക് തോന്നരുത് എന്നെ ഉള്ളു ശെരിക്കും അത് പോലുള്ള കള്ളത്തരങ്ങൾ ആദ്യമെ ടൈം ചെയ്തിട്ടാണ് അവര് ഉള്ളിലേക്ക് ജോലിക്കന്നെ എടുക്കുന്നത് അല്ലെ? ആ അത് പിന്നെ ഇപ്പെ ഏത് പത്രത്തിന്റെ ആയാലും, അല്ലെങ്കി ഏത് ചാനെലിന്റെ ആയാലും അവർക്ക് ഒരു പോളിസി ഉണ്ടല്ലോ. അപ്പം അതുമായിട്ട് ബന്തപ്പെട്ടിട്ട് ഇപ്പം പാര് ട്ടീടെ ആണെങ്കിൽ, അല്ലെങ്കി ഇപ്പെതെങ്കിലും മതത്തിന്റെയോ, അല്ലെങ്കി കാസ്റ്റ്ന്റെയോ, മീഡിയ ആണെങ്കി അവര്‍ അവർക്ക് ഫെവറായിട്ടുള്ള ആള് ക്കാരെ, ഏ ഒന്ന് പോസിറ്റിവായിട്ട് കാണിക്കാനും മറ്റ് ഒപ്പോസിറ്റ് സൈഡിലുള്ളവരെ നെഗറ്റിവായിട്ട് കാണിക്കാനുമുള്ള ഏ ഒരു പ്രവണത അവർക്കുണ്ടല്ലോ. അപ്പൊ ശെരിക്കും നമ്മള് എങ്ങനെ മീഡിയയെ വിശ്വസിക്കും? നമ്മളി വാർത്ത മാധ്യമങ്ങളിൽ കൂടി കാണുന്നതല്ലെ സത്യമാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഒരു മീഡിയ ഫീൽടിൽ വര് ക്കീയുന്ന ആളായത് കൊണ്ട് എനിക്ക് അതിനെ പറ്റി തൊറന്നങനെ ശെരിക്കും പറഞ്ഞുട എങ്കിലും പറയാണ് ഏ ഇപ്പം ന്യൂട്രലായിട്ട് ന്യൂസ് കൊടുക്കുന്ന മീഡിയാസ് ഇപ്പം ഏ പ്രത്യെകിച്ച് മലയാളത്തില് ഉണ്ടൊന്ന് ചോയിച്ച അത് ഡൗട്ടാണ് കാര്യം മിക്കവാറുള്ള മീഡിയാസും ആരുടെയെങ്കിലൊക്കെ ഏ എന്താണ് ഫേവര് ന് വേണ്ടീട്ടായിരിക്കും ന്യൂസ് കൊടുക്കുന്നത് വാർത്തകൾ അവർക്ക് ഇഷ്ട്ടൊള്ള രീതീല് വളച്ചൊടിക്കാനും അവരെ ഇൻഫ്ളൂവൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയെ കൂടുതൽ പോസിറ്റീവ് ആയിട്ട് കൊടുക്കാനുമേ അവര് ശ്രമിക്കത്തൊള്ളു. ശെരിക്കും ഏ ന്യൂട്രലായിട്ട് വാർത്ത കൊടുക്കുന്ന ആരുമില്ലെന്ന് പറഞ്ഞപ്പോ നമ്മള് കേക്കുന്ന ഫുള്ള് എന്ന് വെച്ച ഒരു പാർട്ടിയോ അല്ലെങ്കി ഇപ്പൊ ഒരു ഇഷ്യു നടക്കുമ്പഴത്തേക്ക് അതിന്റെ പ്രതിഭാഗത്ത് നിക്കുന്ന ആള് ക്കാര് ഫേവ ആ ആണ് ഇവർക്ക് ഇഷ്ട്ടങ്കി അവര് ഫേവറിയ്യും വാദി ഭാഗത്ത് ഇള്ളവരാണ് ഇവർക്ക് ഇഷ്ട്ടങ്കി അവരെ അവരെ ഫേവര് ചെയ്യും അങ്ങനെ ആയിരിക്കു അല്ലെ ന്യൂസുകളെല്ലാം വരുന്നത്?

അത് വായിച്ച കൊറേ കൂടീം സത്യാസന്ധ സത്യസന്ധമായ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മളിപ്പം ന്യൂസിപ്പം ഇന്നത്തെ കാലത്ത് ഈ പത്രങ്ങള് വായിച്ചിട്ട് ശെരിയായ വാർത്തയെ മനസ്സിലാക്കാൻ പറ്റില്ല മൂന്ന് പത്രം കൂടീം വായിച്ചിട്ട് നമ്മള് തന്നെ ഒരവലോകനം നടത്തിയാലെ അറിയാൻ പറ്റത്തൊള്ളു കാര്യം. പിന്നെ ടീവീലെ ന്യൂസും ഏ ഒക്കെ ഇതൽ ഇതിന്റെയൊക്കെ ഇൻഫ്ളൂവെൻസിൽ തന്നെയായിരിക്കും ല്ലെ?

അപ്പാ ഈ വരുന്ന കൂടുതൽ ന്യൂസും ഇത് പോലെ ഏതെങ്കിലും സൈഡിന് ഫേവറീത് വരുന്ന ഏ ശെരിക്കും പറഞ്ഞ കള്ളത്തരങ്ങളന്നെ ആയിരിക്കുമല്ലെ? മിക്കവാറും ഈ പൊളിറ്റിക്കൽ ന്യൂസെല്ലാം വരുന്നത് കള്ളത്തരമെന്ന് പറയത്തില്ല രണ്ട് പേരുടെയും കാഴ്ചപ്പാട് അത് അങ്ങനെയാണ് നമ്മള് കാണാനുള്ളത് കാര്യം രണ്ട് പേരും ആ ഒരു സംഭവത്തിനെ രണ്ട് രീതീലായിരിക്കും നോക്കി കാണുന്നത് ഇപ്പം അവരവരെ ഇഷ്ടത്തിന് അനുസരിച്ച് അവര് എഴുതും അവർക്കേതാണോ നല്ലതെന്ന് തോന്നുന്നത് അവര് എഴുതും പിന്നെ മിക്കപ്പോഴും അവരുടെ റിപ്പോർട്ടര്മാര് ഇങ്ങനെ വ്യാജ വാർത്ത കൊടുക്കാൻ നിർബന്ധിരാവാണ് ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷറൊക്കെ ഉണ്ടാവും അവരുടെ മോളില് അങ്ങനെയുണ്ട് ശെരിക്കുമുള്ള വാർത്ത റെക്കോഡീതാൽ പോലും അത് പബ്ലിഷീയാനുള്ള ഏ അനുവാദം അവർക്ക് ഉണ്ടാവില്ലായിരിക്കുമല്ലെ?

ആ ഈ പാർട്ടിക്കാരുടെ പത്രങ്ങൾ നിരോധിക്കാനോ അല്ലെങ്കി പാർട്ടിക്കാർ പത്രങ്ങൾ എറക്കാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?

ഇപ്പോ ഭരണാധികാരികൾ എന്ത് തെറ്റ് ചെയ്താലും ഏ ഓപ്പോസിഷൻ ആയിട്ടുള്ള പത്രത്തിന്റെ പത്രത്തിനെ ബാൻ ചെയ്തേക്കുവാണെന്ന് വെച്ചോ ഈ അവര് ചെയ്ത കള്ളത്തരങ്ങൾ ആര് പൊറത്ത് കൊണ്ട് വരും? അവരുടെ സ്വന്തം പാർട്ടീടെ പത്രക്കാര് കൊണ്ട് വരോ ?ഇല്ല ഒരിക്കലും കൊണ്ടുവരില്ല. എങ്കിലും നമ്മള് പാർട്ടി പത്രം വായിക്കുമ്പഴത്തേക്ക് ആ കണ്ണികൂടി അല്ലെ കാണൊള്ളു നമ്മള് ഇപ്പ ഇന്ന പാർട്ടി ഇഷ്ടല്ലാത്ത ആളാണെങ്കില് അതെഴുതുന്നത് ഫുൾ കള്ളത്തരമാണെന്ന് വിശ്വസിച്ചായിരിക്കല്ലെ വായിക്കുന്നത്?

ആ അതെതെകിനി പൊളിറ്റിക്കൽ പാർട്ടീടെ പത്രം വായിച്ചോണ്ടിരിക്കുമ്പഴത്തേയ്ക്കും അതില്‍ എഴുതിയിരിക്കുന്നതാണ് ശരി അവര്‍ക്ക് അത് വായിച്ചാലെ ഒരു സുഖമൊള്ളു ഒപ്പോസിറ്റ് പാർട്ടിക്കാരെയൊക്കെ പത്ത് കുറ്റം പറയണത് എഴുതി വെക്കണത് വായിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതെ സമയം അവര് വേറെ ഓപ്പോസിറ്റ് പാർട്ടീലെ പത്രം വായിച്ച അവർക്കത് മനസ്സിലാവും ഇവന്മാരിതെന്തോന്ന് എഴുതി വെച്ചേക്കണെ മൊത്തം നമ്മളെ മൊത്തം കുറ്റം പറഞ് വെറും പഞ്ഞ പത്രമാണെന്ന് അവരും വിചാരിക്കും അങ്ങനെത്തന്നെ രണ്ട് പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ഉണ്ടായിക്കൊണ്ടെ ഇരിക്കും. ഹമ് ഒരു എന്റെ ഒരു ഫ്രണ്ട് ഒരു ജോലിക്ക് കയറിയ സമയത്ത്. അവരെക്കൊണ്ട് നിർബന്ധിച്ച് ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ പത്രൊക്കെ വാങ്ങിപ്പിച്ചു.ഏഹ് അതിന്റെ ഒരു വർഷത്തെ വരിസംഖ്യ അടക്കണം. നിർബന്ധായിട്ട് അവര് വാങ്ങണം. വെച്ച അവരെ ഫോഴ്സ് ഫുള്ളി ചെയ്യിപ്പിക്കാണ് അവര്.

പിന്നെ ചാനൽ ആയാലും അങ്ങനെന്നാണ്. കാര്യം ചാനലിനൊക്കെ ഇപ്പോ ഏഹ് ഇത്തിരി അത്യാവശ്യം ഫെയ്മസ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ ആൾക്കാര് കാണും അതിൽ പൊളിറ്റിക്കൽ ന്യൂസ് മാത്രമല്ലാതെ ഈ സിനിമ റിയാലിറ്റി ഷോ അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ വരുമ്പോ അതിൽ ഇഷ്ടംപോലെ പരസ്യം കിട്ടും. അത് കാണാൻ ആൾക്കാർ കൂടും. അപ്പൊ അതൊക്കെ പാർട്ടിക്ക് ഒരു എന്താണ് ഒരു എക്സ്ട്രാ ഇങ്കമാണ്. പാർട്ടിയുടെ പ്രവർത്തനത്തിന് ഫണ്ട് വേണം. അത് ഈ ചാനൽ കൂടെയൊക്കെ ഫണ്ടും കിട്ടും. പരസ്യത്തികൂടെ. അങ്ങനെയൊക്കെ കിട്ടും. എന്നാലും ഫോ നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് വേടിപ്പിക്കുന്ന പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എന്റെയൊരു അഭിപ്രായം.

സത്യം പറയാൻ ഒരു ചാനലിനും ഇപ്പൊ പറ്റില്ലേ? അത് പറ്റും ഏ ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് യാതൊരു ഇധൂം ഇല്ലാത്ത അല്ലെങ്കി ഏതെങ്കിലും വ്യക്തിയുമായിട്ട് നോട്ട്‌ ക്ലിയർ പ്രത്യേകിച്ച് ഏ ഫക്തി ഇല്ലാത്തൊരു ചാനലിലാണെങ്കി അല്ലെങ്കിൽ പത്രത്തിനാണെങ്കി പറ്റും സത്യമായിട്ട് പറയാം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പത്തന്നെ ഇപ്പോ വലിയ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയാണെങ്കിലും അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി അവരുടെ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഏഹ് പിന്നെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവാണെങ്കി അവര് അതിനെ ഈ ചാനൽകാർക്ക് എല്ലാ അത്യാവശ്യമവര് സ്വാധീനിച്ച് ആ വാർത്തെ മുക്കും. ഇതുപോലെ പല ഏഹ് പരിപാടികളും *നോട്ട്‌ ക്ലിയർ* എനിക്ക് മീഡിയാസിനെ പൊളിറ്റിക്കൽ പാർട്ടിസിന് ഇത്രേം അധികം ഇൻഫ്ലുൻസ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അത് അറി ഒരുപാട് അറിയുന്നില്ല എന്നേയൊള്ളു അരുണെ. പിന്നെ ശരി അരുണേ ഞാൻ പിന്നെ വിളിക്കാം ഒരു പുറത്തോട്ട് പോവാനായിട്ട് എറങ്ങി നിക്കാണ് കേട്ടോ.